കൂടുതൽ പണം എന്ന് തിരിച്ച് എന്നെ brainwash ചെയ്ത് last എന്താ തിരിക്കുകയായിരുന്നു. അവിടെ ചെന്നപ്പൊ മനസിലായി ഏർ

ഞാനിപ്പോൾ ശ്രമിക്കുന്നത് എന്ന് പറയുന്നേരം ജോലി ചെയ്യാതിരിക്കാൻ ആണ് ശ്രമിക്കുന്നേ. എന്‍റെ ജോലി എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കുകയാണ്. കാരണം എന്ന് പറയാന്നേരം എനിക്ക് വെറുതെ ഇരിക്കാനാണ് ഏറ്റവും കൂടുതല്‍ ഇഷ്ടം. വെറുതെ ഇരുന്നുകൊണ്ടുള്ള ഏറ്റവും കൂടുതൽ നല്ല ജോലി കണ്ടുപിടിക്കാനാണ് എനിക്ക് ഏറ്റവും പാട്. പക്ഷേ, വെറുതെ ഇരുന്നോണ്ട് പൈസ തരുന്ന ഒരു ജോലിയും ഇല്ല. പക്ഷേ, എനിക്ക് പൈസേന്‍റെ പുറകെ പോണത് ഇഷ്ടവുമല്ല. എനിക്ക് എന്‍റെ ഇഷ്ടമുള്ള വെറുതെ ഇരിക്കാൻ പറ്റണ നല്ല കാര്യം കണ്ടുപിടിക്കണം. അത് വെറുതെ ഇരിക്കാന്‍ നല്ല കാര്യം കണ്ടുപിടിക്കാന്‍ ഞാനെന്താ ചെയ്യുന്നത്? വെറുതെ ഇരിക്കുന്നു. പക്ഷേ, അതീ കൂടി എനിക്ക് സന്തോഷം ഉണ്ടെന്നു നിങ്ങക്ക് തോന്നും. പക്ഷേ, സന്തോഷം ഉണ്ടാകുന്നില്ല. ആ വെറുതെയുള്ള കാര്യം കണ്ടുപിടിക്കാന്‍ എനിക്ക് വളരെ പാടാണ്. പക്ഷേ എനിക്ക് അതീ കൂടി നിങ്ങക്ക് പറയാന്‍ ഉള്ളത് എന്നു പറയാൻ നേരം എനിക്ക് വെറുതെ ഇരിക്കാനാണ് ഇഷ്ടമെങ്കില്‍ നിങ്ങക്ക് പൈസ ഉണ്ടാക്കാനായിരിക്കും ഇഷ്ടം. അതേപോലെ തന്നെ എനിക്ക് വേറെ പറയാന്‍ ഉള്ള കാരണം പറയാന്നേരം. നമ്മ ഈ എല്ലാ ദിവസവും കണ്ട company ഇക്ക് വേണ്ടി പണിയെടുത്താ നമുക്ക് വല്ല വല്യ വല്യ കാറുകൾ വാങ്ങാൻ പറ്റുമോ? എന്ന് പറയാൻ നേരം നമുക്കൊരു daily നമുക്കൊരു മാസം ഒരു അയ്യാ ഒരു ഒരു ലക്ഷം രൂപ കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചോ. അമ്മാതിരി അങ്ങനെ ഒരു പത്തുവര്‍ഷം അങ്ങനെ ജോലി ചെയ്‌താല്‍ അങ്ങനെ വരാന്നേരം ഒരു പന്ത്രണ്ട് ഗുണിതം അറുപത് എന്ന് പറയാൻ നേരം നമ്മ എത്ര നാൽപ്പത്തിഎട്ടു ലക്ഷം രൂപ എന്തോ അല്ലേ എഴുപത്തി രണ്ടു ലക്ഷം രൂപ നമ്മക്ക് കിട്ടും. ആ പൈസയില്‍ ഒരു ഇരുപത് ലക്ഷം നമ്മുടെ ആവശ്യത്തിനു വേണ്ടി ചെലവാകും. ആ ചെലവാകലും കഴിഞ്ഞു ബാക്കിയൊള്ള അമ്പത്തി അഞ്ചു ലക്ഷം രൂപ കൊണ്ട് നമുക്കൊരു ബുഗാട്ടി വാങ്ങാന്‍ പറ്റോ. അങ്ങനത്തെ ഒരു car വാങ്ങാന്‍ പറ്റുവോ? അങ്ങനെ വാങ്ങാന്‍ പറ്റില്ല. അത് എന്തു കൊണ്ടാണ്? നമ്മക്ക് നമ്മടെ ഇഷ്ടമില്ലാത്ത ജോലി നമ്മടെ കഴിവ് എന്താന്ന് നമുക്ക് അറിയാന്‍ പാടില്ല. നമ്മടെ കഴിവ് എന്താന്നു അറിയാമെങ്കില്‍ എന്തായിരിക്കും, നമ്മുടെ വീടിനു ചുറ്റും ബുഗാട്ടി ഉണ്ടാവും. പിന്നെ വീട്ടുകാര് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവും. പിന്നെ മുന്തിരി ഉണ്ടാവും, മസാജ് ഉണ്ടാവും, എന്തൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊന്നും ചെയ്യാൻ നമ്മുടെ കൈയില്‍ പൈസയില്ല. കാരണം നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി പോരാടിയില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി പോരാടണം. പിന്നെ വേറെ എന്തു പറയാൻ നേരമെന്നോ നമ്മുടെ ഈ രാജ്യത്ത് ഈ ആള്‍ക്കാര്‍ക്ക് ജോലി ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഈ MBA ഒക്കെ പഠിച്ചും. BBA ഒക്കെ പഠിച്ചും കൊണ്ട് വരുന്നവര്‍ക്ക് ജോലി ഇല്ലാത്തത് എന്താണ്? താങ്കള്‍ക്കു എന്താ പറയാന്‍ ഉള്ളത്? എന്ന് പറഞ്ഞാൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലായതുകൊണ്ടായിരിക്കും. ഇപ്പോൾ നേരത്തെ നമ്മള് ചര്‍ച്ച ചെയ്ത പോലെ തന്നെ ഇപ്പോ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നവരും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന category യില്‍ ഉള്ള കുട്ടികള്‍ ഇപ്പം force ചെയ്ത് MBA പഠിക്കുന്ന കുട്ടികളെല്ലാം

പഠിച്ചിറങ്ങുന്നത് ഒരു ഒരു കോടി കുട്ടികളാണെങ്കിൽ പത്ത് ലക്ഷം കുട്ടികൾക്ക് ജോലി കിട്ടുമായിരിക്കും. ബാക്കിയുള്ള തൊണ്ണൂറ് ലക്ഷം പിള്ളേരും ജോലി ഇല്ലാണ്ട് ഏർ തെണ്ടി നടക്കണ്ട അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അവര്‍ക്ക് മറ്റുള്ള ജോലി ശ്രമിക്കണം. ഇപ്പോ പഠിച്ച് MBA ആണെങ്കിൽ അവർക്ക് വേറെ course ഇനോട്, വേറെ ജോലീനോട് ശ്രമിക്കേണ്ട ഒരു situation ആണ് ഇന്ന് വരുന്നത്. ഇപ്പോ MBA പഠിച്ചിട്ട് വല്ല supermarket ഇലും കണക്ക് നോക്കാൻ ഇരിക്കുന്ന situation ഒക്കെ പലടത്തും നടക്കുന്നുണ്ട്. താങ്കൾക്ക് എന്താ ഇതിനെ പറ്റി സംസാരിക്കാന്‍ ഉള്ളത്? Job ജോലി കിട്ടാതെ താങ്കൾ, course complete ചെയ്തിട്ട് ജോലി കിട്ടാതെ പോകുന്ന പോകുന്ന കുട്ടികളെ പറ്റി താങ്കള്‍ക്കു എന്താ പറയാന്‍ ഉള്ളേ? എനിക്കെന്താണ് അതിനെക്കുറിച്ച് പറയാന്‍ ഉള്ളതെന്ന് പറയാൻ നേരം രണ്ടു വർഷത്തിനുള്ളിൽ ഞാനും അതേ പോലെ ഒന്നുമില്ലാതെ തിരിഞ്ഞു നടക്കാന്‍ ഉള്ള അവസ്ഥയില്‍ വരാനുള്ളതാണ്.

ഈ BBA പഠിച്ചിറങ്ങി മൂന്ന് വര്‍ഷം കഴിഞ്ഞു മൂന്ന് വര്‍ഷം ഞാന്‍ പിന്നേം പൊറത്തിരുന്നു. എന്നിട്ട് എനിക്ക് ജോലി കിട്ടാന്‍ വേണ്ടി ഞാന്‍ ചോദിക്കാന്‍ നേരം കണ്ട ജോലിക്കാര് എന്നോട് പറയും നിനക്ക് experience വേണം എന്ന്. ഈ ജോലി എറങ്ങി കഴിഞ്ഞു ഞാന്‍ എവിടുന്നാ experience കണ്ടുപിടിക്കും. ആ experience തരണ്ടത് അല്ലേ അവര്.

അത് വളരെ വലിയ ഒരു point ആണ്. കാരണം പഠിച്ചിറങ്ങിയവർക്ക് experience കൊടുക്കേണ്ടത് തന്നെ ഇതുപോലത്തെ company ആണ്. അവര് experience കൊടുത്താലല്ലേ experience ഉണ്ടാവുള്ളൂ. എങ്കിലല്ലേ experience ഉള്ള company ഇലേക്ക് experience ഉമായി കയറാന്‍ പറ്റുള്ളൂ. അപ്പൊ ആ company ഇക്കാര് ഇവര്‍ക്ക് ഒരു chance കൊടുക്കണം. അല്ലാതെ ഇവര്‍ക്ക് life മുന്നോട്ട് കൊണ്ടുപോകാന്‍ പറ്റത്തില്ല. കാരണം അവര് അവര്‍ക്കൊരു chance കൊടുത്താലെ ഇവര്ക്ക് അവിടെ ജോലി ചെയ്യാന്‍ പറ്റൂള്ളൂ. എങ്കിലേ ഇവര്‍ക്ക് experience ആവുള്ളൂ. Experience കാണിച്ചു ജോലിക്ക് കയറാന്‍ പറ്റും. അതാണ് ഇവിടെ main ആയിട്ടൂള്ള problem എന്ന് പറയുന്നത്. ഇപ്പം education മാത്രമല്ല അവര് ആവശ്യപ്പെടുന്നത്. അവര് experience കൂടി ആണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ, എന്നാല്‍ Experience കൊടുക്കണ്ടത് ഇവര് തന്നെയാണ്. പിന്നെ നമ്മ ചെറുപ്പം തൊട്ട് കേട്ടു വരുന്നത് പഠിച്ചു കഴിഞ്ഞാല്‍ നേരെ ജോലി. പഠിച്ചു കഴിഞ്ഞാല്‍ നേരെ ജോലി. അതുമാത്രമാണ് പഠിച്ചു കഴിഞ്ഞാല്‍ experience ജോലി എന്ന് പറഞ്ഞുകഴിഞ്ഞാല്‍ പിള്ളേരെല്ലാം ഇതിന്‍റെ പുറകെ അതാണ്‌ എനിക്ക് പറയാന്‍ ഉള്ളത്. താങ്കളുടെ അഭിപ്രായം എന്താ? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പിള്ളേര് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം ജോലിക്ക് പോകരുത്. അവര് വര്‍ഷം വെറുതെ ഇരിക്കണം. ആ വെറുതെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് കണ്ടുപിടിക്കണം. പക്ഷേ വെറുതെ ഇരിക്കല്‍ എന്ന പക്ഷേ എന്നെപ്പോലെയുള്ള ആൾക്കാരും അതുപോലെയുള്ള ആൾക്കാർക്കും ജോലി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ ഇരിക്കുകയാണെങ്കിലും അവർക്ക് എന്തായിരിക്കും മനസ്സിൽ വീട്ടുകാര് കഷ്ടപ്പെടുകയാണ് എടുത്ത് അവര്‍ക്ക് food കൊണ്ട് പോവാം എന്ന് വിചാരിക്കും. പക്ഷേ കുടുംബം പട്ടിണി കിടന്നു അവരില്ലാതെ ജീവിക്കാൻ പറ്റണം. അങ്ങനത്തെ ഉള്ളവരാണ് നമ്മുടെ ഈ ലോകത്തിന് change വരുത്തുന്നത്. ഇതിനെക്കുറിച്ച് പറയാണെങ്കിൽ ഇതിനെ പറ്റി പറയണമെനില്‍ എനിക്ക് എന്‍റെ കൂട്ടുകാരന്‍ മൃദുലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മൃദുല്‍ എന്ന് പറയാന്നേരം അയാള് ഒരു MBA പഠിച്ച അയാള്‍ വെറുതെ ഒരു രണ്ടു വര്‍ഷം ഇരുന്നു. വെറുതെ രണ്ടു വര്‍ഷം ഇരുന്നു പഠിക്കും. രണ്ടു വര്‍ഷം എന്ന് പറയുന്ന ഒരാള് മനസിലാക്കി business എന്ന് പറയുന്ന ആക്രി വിറ്റ്‌ എങ്ങനെയാണ് നമുക്കൊരു വല്യ business man ആകാമെന്ന്. അയാള് ഇങ്ങനെ രണ്ടു വര്‍ഷം കൊണ്ട് അയാള് കണ്ടുപിടിച്ചു ഈ ആക്രി വിറ്റ് ആക്രി വിറ്റ് ജോലി എങ്ങനെ എത്തും എന്ന് കണ്ടുപിടിക്കുകയും അന്നേരം അയാള് എങ്ങനെ ജീവിക്കണം ആരുന്നു. അപ്പൊ ഇയാള്‍ വിചാരിച്ചു plastic ഇങ്ങനെ സാധനം എടുക്കാന്‍ നേരം ആള്‍ക്കാര് പൈസ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇയാള് വിചാരിച്ചു ഇയാള് വീട്ടീ അയാളും waste ആണ്. അപ്പൊ ഞാന്‍ waste ആയോണ്ട് എങ്ങനെ എനിക്കെന്‍റെ waste ആയ ജീവിതം കൊണ്ട് എനിക്ക് പൈസ ഉണ്ടാക്കാന്‍ പറ്റില്ല. അങ്ങനെ ഇയാള് നടക്കാന്‍ നേരം ആണ് ഇയാള്‍ക്ക് മനസിലായത് waste വിറ്റ് പൈസ ഉണ്ടാക്കാന്‍ പറ്റൂന്ന്. അങ്ങനെ ഇയാള് waste വിറ്റ് ഇയാള് അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഒരു ഒരു ആ പരസ്യം ഉണ്ടാക്കി. നിങ്ങ waste ആണോ? എന്‍റെ കൂടെ ചേര്. നമ്മുടെ ഒരു വല്യ waste ആ. അങ്ങനെ waste ആയ ഇവര് ഒരു വല്യ ആക്രികട തുടങ്ങി. അക്രികടേടെ പേരാണ് ആക്രി company private limited. അങ്ങനെ ആണ് ഇവര് ഏറ്റവും millionre ആയി എന്ന് പറയാം നേരം ദശലക്ഷകോടിക്കാരന്‍ ആയി. കാരണം അയാള് അയാളുടെ interest follow ചെയ്തു. ആ interest follow ചെയ്തത് കൊണ്ട് അയാള് ആലോചിച്ചു മൂന്ന് വര്‍ഷം കൊണ്ട് എങ്ങനെ എന്ന്. അപ്പം അയാള്‍ക്ക് മനസിലായി അയാള് waste ആണെന്ന്. ആ waste കൊണ്ട് അയാള് പൈസ ഉണ്ടാക്കി. താങ്കള്‍ക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാന്‍ ഒള്ളത്? ഇതെല്ലാം പറയുമ്പോ എനിക്ക് എന്‍റെ മറ്റൊരു സുഹൃത്ത് കുഞ്ചുവിനെ പറ്റിയാണ് ഓര്‍മ്മ വരുന്നത്. അവന്‍റെ cancer പിടിച്ചിരുന്ന അവന്‍റെ കുഞ്ചിയമ്മ എന്ന അവന്‍റെ അമ്മയെ ഏർ അവന്‍ പഞ്ചാരവിറ്റാണ് അവന്‍ രക്ഷപ്പെടുത്തിയെടുത്തത്.

പഞ്ചാര ഉണ്ടാക്കാന്‍ പഠിച്ചു അവന്‍. പല company ഇകളില്‍ പഞ്ചാര supply ചെയ്ത് ഇപ്പൊ കുഞ്ചു വല്യ company നടത്തുന്ന ഒരു വല്യ ഒരു multi billionaire ആണ് ഈ കുഞ്ചു എന്ന് പറയുന്ന നമ്മടെ ഈ കൂട്ടുകാരന്‍. അവന്‍ ഇപ്പോ കേരളത്തില്‍ മാത്രമല്ല ഇന്ത്യയിലും പല മുഖ്യ hotel, bakery എന്നിവടത്തെല്ലാം പഞ്ചസാര supply ചെയ്യുന്നത് കുഞ്ചുവാണ്. അതാ എനിക്ക് ഒരു motivation ആയിട്ട് അവന്‍റെ business ഒരു inspiring ആയിട്ടുള്ള വ്യക്തിയാണ് കുഞ്ചു. എനിക്ക് പറയാന്‍ ഉള്ളത്. കാരണം ഒരു തോണിയില്‍ നിന്ന് business തുടങ്ങി ഇപ്പൊ flight ഇലാണേ business എല്ലാം. അത്ര ഒരു high level ഇലേക്ക് നമ്മുടെ കുഞ്ചു വളര്‍ന്നു. കാരണം passion ഒള്ള ഒരു passion ഓട് ഉറ്റു നോക്കുന്ന ജോലി കാരണം ആണ് അത്ര വളര്‍ന്നത്. താങ്കള്‍ക്ക് എന്താണ് ഇതില്‍ നിന്ന്

ഇതിനെ കുറിച്ച് എനിക്ക് എന്‍റെ രോമാഞ്ചം ഇങ്ങനെ എളകുന്നുണ്ട് ഇങ്ങനെ മേത്തൂ കൂടി. അപ്പൊ എനിക്ക് പറയാന്‍ ഉള്ള വേറൊരു കാര്യം എന്താന്നു പറയാം. അന്നേരം ഇനി നമുക്ക് ഇത്രനേരം ബാക്കിയൊള്ളോരുടെ experience ഇനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് ഇനി ജോലീനെ കൊണ്ടുള്ള ഗുണവും, ജോലീനെ കൊണ്ടുള്ള ഗുണമില്ലായ്മയും എന്താന്ന് നമ്മക്ക് ചര്‍ച്ച ചെയ്യാം. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് താങ്കള്‍ ഒരു മനുഷ്യന്‍ എത്ര വര്‍ഷം ജോലി ചെയ്യണം എന്നാണ് താങ്കളുടെ അഭിപ്രായത്തില്‍? എന്‍റെ അഭിപ്രായത്തില്‍ ഒരു ഒരു മനുഷ്യന്‍ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാ താങ്കള്‍ ഒരു ഇഷ്ടപ്പെട്ടു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കില്‍ താങ്കള്‍ക്ക് ആ ജോലി ഒരിക്കലും മടുക്കില്ല. താങ്കള്‍ക്ക് ഒരിക്കലും ആ ജോലി ഒരിക്കലും മടുക്കില്ല. കാരണം മരണം വരെ താങ്കള്‍ക്ക് ആ ജോലി ചെയ്തിരിക്കാം. പക്ഷേ, കഷ്ടപ്പെട്ട് ജോലി ചെയ്യാന്‍ വേണമെങ്കി അത് maximum പൈസ ഉണ്ടാക്കാനെ ശ്രമിക്കയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു വര്‍ഷമോക്കെ അയാള്

ആനുകൂല്യങ്ങളെല്ലാം ജീവിതത്തില്‍ കിട്ടുന്നതാണ് അതാണ് എനിക്ക് ഇന്ന് പറയാന്‍ ഒള്ളെ. താങ്കള്‍ക്ക് എന്താ അതിനെ പറ്റി അഭിപ്രായം. എനിക്കിതിനെ താങ്കള്‍ പറഞ്ഞത് വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാന്‍ നേരം

ഈ മൂന്നുദിവസം അയാള് അയാളുടെ നൂറ് ശതമാനം അയാള് അഞ്ഞൂറ് ശതമാനം അയാളുടെ company ഇക്ക് വേണ്ടി അയാൾ എത്ര ദിവസം ചെയ്യും. അങ്ങനെ വച്ച് വരാന്‍ നേരം company ക്കും ഗുണമുണ്ടാകും. അല്ലെങ്കില്‍ ഏഴുദിവസം കഷ്ടപ്പെട്ട് ഒരാൾ വന്നു ഇരിക്കാന്‍ നേരം അയാള് അഞ്ചു ദിവസം പണിയെടുക്കണം എന്നില്ല. പക്ഷെ മൂന്നു ദിവസം എന്ന് പറയാന്‍ നേരം എന്തായിരിക്കും നാല് ദിവസം വെറുതെയിരിക്കാം, അപ്പൊ അയാള്‍ കഷ്ടപ്പെട്ട് പണിയെടുക്കുകയും ചെയ്യും. നമ്മ അന്ന് പക്ഷേ ഞാന്‍ പറയണത് എന്ന് പറയാന്‍ നേരം മൂന്ന് ദിവസം പണിയെടുത്ത് നാലുദിവസം വെറുതെ ഇരിക്കണമെന്നില്ല. ഉദാഹരണം പറഞ്ഞേ ആണ്. കാരണം, നമ്മ നമ്മുടെ പണിക്കാരുടെ ഇത് നോക്കണം. അവര്‍ക്ക് എന്തു ചെയ്താലാ അവര്‍ക്ക് നല്ല ഗുണം കിട്ടണത്.

ഈ പഴയ syllabus ഇല്‍ എന്താണ് ആകുവാന്നു എനിക്ക് പറയാന്‍ പറ്റില്ല. പക്ഷേ നമ്മ ഈ പഠിച്ച MBA യില്‍ കൂടി പഠിക്കുന്നത് എന്താ marketing ഉം ഈ സാധനമൊക്കെ. ഈ tap chat gpt വന്നത് കൊണ്ട് എന്തു ചെയ്യാന്‍ പറ്റും. അവര്‍ക്ക് ചെയ്യാന്‍ പറ്റും. ഈ chat gpt കൊണ്ട് അവര്‍ക്ക് ഒറ്റ minute കൊണ്ട് അറിയാന്‍ പറ്റും. കണ്ടുപിടിക്കാന്‍ പറ്റും. ആ സാധനം ഒള്ളപ്പോ അവരെന്തിനാ ഒരാള്‍ക്ക് കഷ്ടപ്പെട്ട് ഇരുപതിനായിരം രൂപ ശമ്പളം കൊടുത്ത് നിര്‍ത്തണേ. അത് എന്തുകൊണ്ടാ ഒരാൾക്ക് കഴിവ് വേണം. പക്ഷേ അയാള് ഇഷ്ടമില്ലാതെ പഠിക്കുന്ന ഒരാള് ഇങ്ങനെയാണെങ്കില്‍ അയാള്‍ക്ക് കഴിവുണ്ടാകും എന്ന് താങ്കള്‍ക്ക് തോന്നുന്നുണ്ടോ? അയാള് പെട്ടെന്ന് അയാളെ തന്നെ മാറ്റിയിട്ട് chat gpt ഈനെ വെക്കൂല. അപ്പൊ നമ്മടെ ലോകത്ത് എന്താണ് തൊഴിലില്ലായ്മ കൂടൂലേ.

ഇതുപോലെയുള്ള online internet ലോകം വളർന്നു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ education system ഉം നമ്മുടെ job system ഉം വളരണം. ഇപ്പൊ ഒരു calcuculator ഉ ഇപ്പം ഒന്ന് പത്തും പത്തും കൂട്ടി കഴിഞ്ഞാ calcuculator ഇന് അങ്ങോട്ട്‌ കൂട്ടാന്‍ പറ്റും. പിന്നെന്തിനാണ് ഈ മനുഷ്യന്‍ പത്തമ്പതും കൂടി ഈ paper ഇല്‍ എഴുതി പഠിക്കുന്നത്. Calcuculator ഉപയോഗിക്കാന്‍ പഠിപ്പിച്ചാല്‍ പോരെ. അതാണ്‌ എനിക്ക് ഇന്ന് പറയാന്‍ ഉള്ളത്. നമ്മള് ചെയ്യണ്ട കാര്യം നമ്മക്ക് online ഇല്‍ കൂടി പറ്റൂങ്കി നമ്മള്‍ അതില്‍ നിന്ന് എങ്ങനെ maximum ചെയ്യാന്‍ പറ്റുമെന്ന് ഇന്നത്തെ തലമുറയെ പഠിപ്പിച്ചു അതിലൂടെ ജോലി എങ്ങനെ നേടാം എന്നാണ് പഠിപ്പിക്കേണ്ടത്. അല്ലാണ്ട് ഒരേ കാര്യം തന്നെ പഴയ syllabus വീണ്ടും വീണ്ടും തുടരുന്നതില്‍ ഒരര്‍ത്ഥവുമില്ല. കാലം നമ്മടെ കാലം internet, culture എല്ലാം വളരുകയാണ്. അതിനനുസരിച്ച് നമ്മള്‍ മനുഷ്യരും വളരണം. അതാണ്‌ ഇന്നത്തെ കാര്യം പറയാനുള്ളത്. Technolgy വളരുന്നതോടെ നമ്മുടെ മനുഷ്യനും നമ്മ വളരണം. താങ്കള്‍ക്ക് എന്താ technology, job opportunity പിന്നെ ഈ മനുഷ്യനും തമ്മില്‍ relate ചെയ്യാന്‍ പറ്റണേ. ഇത് നമ്മുടെ അവസാനത്തെ ഒരു നിമിഷങ്ങളാണ്. അവസാന നിമിഷം ഇങ്ങു എനിക്ക് പറയാനുള്ളത് സാങ്കേതിക വിദ്യയും

സാങ്കേതികവിദ്യ മാത്രം വളരുകയും, നമ്മളുടെ ഒരാളുടെ വിദ്യാഭ്യാസം കുറയുകയും ആണ് ചെയ്യുന്നത്. അങ്ങനെ നടക്കാൻ നേരം പ്രശ്നമെന്താന്ന് പറയാൻ നേരം ഒരാൾക്ക് കഴിവുണ്ടാകില്ല. പക്ഷേ അയാള്‍ക്ക് കഴിവുണ്ടാകും. പക്ഷേ നമ്മുടെ ആവശ്യത്തിനുള്ള കഴിവായിരിക്കില്ല. എന്ന് പറയാന്‍ നേരം ഒരു doctor ഇനുള്ള ആള്‍ക്ക് ഈ ഒരു doctor പഠിക്കുന്ന ആള്‍ക്ക് ഒരുമാതിരി കെളക്കാന്‍ അറിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് പറയാന്‍ ഉള്ളത് നമ്മടെ ആവശ്യമുള്ള കഴിവനുസരിച്ച് നമ്മുടെ നാട് വളരണം.

എനിക്ക് പറയാനുള്ള അവസാന കാര്യമെന്തെന്ന് പറയാൻ നേരം നമ്മുടെ രാജ്യം എന്നു പറയാൻ നേരം ആണ് ഏറ്റവും കൂടുതല് ആള്‍ക്കാരുള്ളത്. എന്ന് പറയാന്‍ നേരം ചൈനേനെ കൂടെ മറികടന്നു നമ്മുടെ രാജ്യം ആണ് ഏറ്റവും കൂടുതല്‍ വല്യരാജ്യം എന്ന് പറയാന്‍ നേരം എന്ന് പറയാൻ നേരം ഏറ്റവും കൂടുതൽ യുവാക്കൾ ഉള്ളത് നമ്മുടെ കൺരാജ്യത്താണ്. എന്ന് വച്ച് ഞാന്‍ പറയാൻ നേരം തൊഴിലില്ലായ്മ കൂടാനുള്ള സ്ഥിതി വളരെ അധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തൊഴില് കൂടാനും സാധ്യത കൂടുതലുണ്ട്. പക്ഷേ ഇങ്ങനത്തെ തൊഴിൽ കൂടണമെങ്കിൽ നമ്മുടെ ഈ ജനങ്ങൾക്ക് എങ്ങനെയാണ് ജീവിക്കണമെന്ന് ആള്‍ക്കാര് പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാണ് അവര് പഠിച്ചാല്‍ അവര്‍ക്ക് എങ്ങനെ എത്താന്‍ പറ്റുക. എങ്ങനെ ഇന്നത്തെ പുതിയ തലമുറയിൽ പുതിയ സാങ്കേതികവിദ്യയിലൂടെ ജീവിക്കാന്‍ പറ്റും.

അത് നമ്മുടെ country technology ക്കനുസരിച്ചു നമ്മ വളരുകയാണെങ്കില്‍ നമ്മടെ രാജ്യം മറ്റുള്ള എല്ലാ രാജ്യത്തേക്കാളും മുന്നിലെത്തുന്നതാണ്. നമ്മുടെ technology ഇത് വളരണം എന്നാണ് എനിക്ക് അവസാനമായി ഇതിലൂടെ പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനും ഏർ മഹിയും തമ്മിലുള്ള സംഭാഷണം നിര്‍ത്തുന്നു. നന്ദി, നമസ്കാരം.